പറഞ്ഞത് പോലെ four hundred to four thirty marks നമ്മക്ക് easy ആയിട്ട് കിട്ടും കാരണം level one questions എല്ലാ വർഷവും ഏകദേശം ഇത്രേം marks നു തന്നെ ചോദിക്കുന്നുണ്ട് okay ഇനി അപ്പൊ നമുക് level two ഉം level three ഉം ഒക്കെ നമുക്ക് attend ചെയ്യണം ന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് then obviously നമ്മൾ ചെയ്യേണ്ട ഏറ്റവും important ആയിട്ടുള്ളൊരു കാര്യം ന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ yes നമ്മള് question papers solve ചെയ്യാ ന്നുള്ളതാണ് okay അപ്പൊ ഈ fifteen days

നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലാം മറച്ചു നോക്കി മറിച്ചു നോക്കി പഠിക്കാൻ സമയം കിട്ടത്തില്ല okay അതുകൊണ്ടുതന്നെ നിങ്ങൾ short notes ഏറ്റവും കൂടുതൽ ആവുന്ന ഒരു സമയം ന്നു പറയുന്ന ഈ fifteen days ആണ്

കാരണം നിങ്ങക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകതാന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വളരെ easy ആയിട്ട് okay നമ്മൾ മൂന്നു മണിക്കൂറുണ്ടല്ലോ മൂന്നര മൂന്നു മണിക്കൂറിർ ഇരുപത് minute ഉണ്ടല്ലോ നമുക്ക് easy യായിട്ട് exam എഴുതാം എന്ന് വിചാരിക്കും പക്ഷേ പറ്റില്ല okay നമ്മൾ ഓരോ question നും minimum time ആണുള്ളത് അതിൽ നമ്മക്ക് ഇച്ചിരികൂടി fast ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന പോലെ biology യാണ് ഇപ്പൊ chemistry ആണെങ്കിലും physics ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒക്കെ കുത്തിക്കുറിക്കാനൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ആ സമയത്ത് നമ്മള് മനസ്സിൽ കാണണം so അതുകൊണ്ട് ആ ഒരു time managment പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ question paper completely solve ചെയ്യണം okay ഒരു ദിവസം previous year question ഒരു ചാ ഒരു chapter ന്നു നിങ്ങൾ പഠിച്ച അതിൻ്റെ previous year questions മാത്രം solve ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല okay എങ്ങനെയാണോ question paper pattern വരുന്നത് അതുപോലെതന്നെ sample paper കൾ കിട്ടുക ഏർ അതുപോലെ ഏറ്റവും important ആയിട്ടുള്ള കാര്യം OMR sheet okayOMRsheet നമുക്കറിയാം ഈ സംഭവം വളരെ വൃത്തിക്ക് bubble ചെയ്യണംന്നുണ്ടെങ്കിൽ എങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് second മൂന്ന് second ആണ് നമ്മൾ കാണണം okay അപ്പൊ നിങ്ങൾ ഇത്രയും questions answer ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സമയം നമുക്ക് bubble ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അതുകൊണ്ടുതന്നെ നമുക്ക് ഈ OMR sheet നമുക്ക് ആഹ് നമ്മള് google ൽ search ചെയ്തിണ്ടെങ്കി ഒരുപാട് OMR sheet കിട്ടും so നിങ്ങൾ ഈ ഓരോ exam എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ ഓ ഓ ഓ OMR sheet ൻ്റെ photostat ഓ അല്ലെങ്കിൽ print ഓ എടുത്തിട്ട് നിങ്ങൾ കൂടെ വെക്കാ. along with this okay നിങ്ങൾ ഈ problems ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ OMR sheet വെച്ചിട്ട് നിങ്ങള് ഈ സംഭവങ്ങളെല്ലാം mark ചെയ്തു mark ചെയ്തു എല്ലാം bubble ചെയ്തിട്ട് പോവ്വാ so നിങ്ങൾക്ക് ആ time management അതല്ലാതെ നമ്മൾ okay നമ്മൾ അത് കഴിഞ്ഞു okay ഇത് കഴിഞ്ഞു കൃത്യം മൂന്നു മണിക്കൂറാണ് അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല okay അല്ലെ soOMRsheet ൻ്റെ കൂടെ തന്നെ ഈ പതിനഞ്ചു ദിവസവും നിങ്ങൾ എത്ര question papers ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത്രയും OMR sheet നിങ്ങൾ ഏർ ഏർ photostat എടുത്ത് വയ്ക്കുക അതിനുശേഷം നിങ്ങളി എല്ലാ ഓ ഓ ഏർ exams എഴുതുമ്പോഴ് ഈ OMR sheet ൻ്റെ കൂടെ തന്നെ അതിൽ തന്നെ നിങ്ങൾ fill ചെയ്തിട്ട് പോവുക അപ്പോ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം സമയം ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾ വളരെ slow ആണെന്നുണ്ടെങ്കിൽ മക്കളെ ഏറ്റവും പെട്ടെന്ന് എത്ര question papers ചെയ്യാൻപറ്റുമോ അത്രയും തന്നെ ചെയ്യാ കാരണം ഒരിക്കലും നിങ്ങൾക്ക് വേറെ ഒരു tip ഉം ഈ പറയുന്ന കാര്യത്തിൽ വേറെയില്ല okay time management കിട്ടണമെന്നുണ്ടെങ്കിൽ definitely നിങ്ങൾ ഈ problems ഏർ ഇല്ലെങ്കിൽ question papers complete ആയിട്ട് solve ചെയ്താൽ മാത്രമാണ് ഈ time management കിട്ടത്തുന്നുള്ളു അത് ഒരാൾക്ക് നിങ്ങക്ക് കൊണ്ടുതരാനായിട്ട് പറ്റത്തില്ല so obviously ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പതിനഞ്ചു ദിവസം എത്ര ത്തോളം question papers ചെയ്യാവോ അത്രത്തോളം question papers ചെയ്യാ അതുപോലെ short notes okay ഒരു ആഹ് ഒരു രണ്ടുമൂന്നു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ short notes ഉം നിങ്ങൾ ഏർ കൃത്യമായിട്ട് വായിച്ചിട്ട് ഇരിക്കണം ഒരു മൂന്ന്

അതുകൊണ്ടുതന്നെ short notes ഒരു മൂന്നു പ്രാവശ്യമെങ്കിലും revise ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം okay ഈ പതിനഞ്ചു ദിവസത്തില് okay പതിനഞ്ചു ദിവസത്തിനുള്ളിൽ നമുക്ക് മൂന്നുപ്രാവശ്യമെങ്കിലും short notes revise ചെയ്യാൻ പറ്റണം അതുപോലെ atleast fifteen question papers എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം clear അല്ലെ ഈ question papers കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഗൂഗിൾ നിങ്ങൾ just search ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് NEET ന്റെ question papers നിങ്ങക് കിട്ടും so അത് വെച്ചിട്ട് നിങ്ങൾ solve ചെയ്യുക along withOMRsheet OMRsheet ൻ്റെ കൂടെ ഒരു ഇത്രേം important ആയിട്ട് പറയാൻ കാരണം നമ്മൾ ഈ bubble ചെയ്യുന്നത് വളരെ simple ആണ് ന്നു വിചാരിക്കും പക്ഷേ ഏർ simple ആണ് definitely പക്ഷെ അതിനും സമയം നമ്മൾ spend ചെയ്യുന്നിണ്ട് ആ സമയം കൂടെ നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ exam എഴുതാനായിട്ട് clear ആയല്ലോ so ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ fifty five days നുള്ളിൽ നിങ്ങൾക്ക് ഒരു അറന്നൂട്ടി ഇരുപതിൽ കൂടുതൽ mark നിങ്ങൾക്ക് കിട്ടും അഹ് എന്താ പറയാം ആഹ് ഏർ വളരെ അത്രയധികം dedication okay നൂറു നൂറ്റി അമ്പത് ശതമാനം dedication ഉം വളരെയധികം എന്താ പറയുന്നത് ആത്മാർത്ഥതയും mark ഉം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ NEETtwo thousand twenty three ക്ക് നല്ല mark score ചെയ്യാനായിട്ട് സാധിക്കും so last fifty five days ഏർ strategy യാണ് ഇത് നിങ്ങൾ starting തൊട്ട് നല്ല രീതിയിൽ workout ചെയ്യുവ ന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ mark score ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിലും ഒരിക്കലും നിങ്ങക്കത് അത് കിട്ടത്തില്ല നിങ്ങടെ hardwork definitely ആവശ്യമാണ് okay നമ്മൾ teachers നാണെന്നുണ്ടെങ്കിലും ബാക്കി നിങ്ങക്ക് ചുറ്റും ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ help ചെയ്യുന്നതിൽ ഒരുപാട് limitations ഉണ്ട് okay so ആ ഒരു limitation break ചെയ്ത് Hello എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിനക്കോ? എനിക്ക് സുഖമാണ്. നിനക്ക് അവിടെ സുഖമല്ലേ? ആ എനിക്ക് വളരെ സുഖമാണ്. നമുക്ക് ഇന്ന് നമ്മുടെ school life നെ കുറിച്ച് പറഞ്ഞാലോ ആ school life നെ കുറിച്ചുതന്നെ പറയാം. നമ്മുടെ school life എന്ന് പറഞ്ഞാൽ പത്ത് മാസമാണ് നമ്മൾ school life അല്ലെ

ഈ പത്ത് മാസത്തിൽ നമ്മൾ ഒരുപാട് safe ആയിരിക്കും. നമ്മുടെ school നെ കുറിച്ച് പറയാച്ചാല് കുറെ പറയാനുണ്ട്. അത് ശരിയല്ലേ? ആ അത് വളരെ ശരിയാണ്. നമ്മൾ ആദ്യം school ലേക്ക് പോകുമ്പോൾ ആദ്യം school ലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആരെയും അറിയില്ല. നമ്മൾ പുതിയ ഒരു class ലേക്ക് അല്ലെ നമ്മൾ പോകുന്നത്. അതുകൊണ്ടുതന്നെ ആരെയും അറിയില്ല. നമ്മൾ ഓരോരുത്തരായി പരിചയപ്പെട്ടു വരണം അല്ലെ? ങ്ഹാ ശരിയാണ്. school തുറക്കുമ്പോൾ അപ്പോൾ ഒരു മഴക്കാലം ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക്ആരെയും school ലേക്ക് പോകുമ്പോൾ ~ ആദ്യമായിട്ട് പോകുമ്പോൾ പരിചയം ഒന്നുമുണ്ടാവില്ല. പിന്നെ അവരോട് മിണ്ടിയും പറഞ്ഞും പിന്നെ അവരൊക്കെ നമ്മുടെ friends ആകും. പിന്നെ ചിലരൊക്കെ നമ്മുടെ കഴിഞ്ഞ class ൽ പഠിച്ചവരൊക്കെയുണ്ടാവും. അവരോടൊക്കെ കുറച്ചൊക്കെ നമുക്ക്

എന്റെ best friend ദിൽഷയാണ്. അതുപോലെ എനിക്ക് രണ്ട് മൂന്ന് friend കളുണ്ട്. അവരാണ് എൻ്റെ best friend. നിന്റെ best friend ആരൊക്കെയാണ്? എന്റെ best friend ഞാൻ പറഞ്ഞുല്ലോ സെയ്തലവി. അതിനു മുന്നെ എന്റെ അടുത്തൊരു അയൽവാസിയും കൂടിയായിരുന്ന സൗദ് ആയിരുന്നു. അവനും എന്റെ best friend ആയിരുന്നു. ങ്ഹാ. അതുപോലെതന്നെ എനിക്കും രണ്ട് മൂന്ന് best friend ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ class ൽ ഇരിക്കും. പിന്നെ നമ്മുടെ school ന്നു പറഞ്ഞാൽ അപ്പോൾ നമ്മൾ school ലേക്ക് പോകുമ്പോൾ നമ്മുടെ പുതിയ class എത്തുമ്പോൾ teacher മാരുടെ ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടാകും. നല്ലവണ്ണം പഠിക്കണം പിന്നെ അടിയൊന്നും കൂടാതെ ഇരിക്കണം. അങ്ങനെ ഓരോ ഉപദേശങ്ങൾ teacher മാരുടെ അടുത്തുനിന്ന് നമുക്ക് ഉണ്ടാകും. അത് ശരിയല്ലേ? ങ്ഹാ. കുറെ ഉപദേശങ്ങൾ ഉണ്ടാകും. എന്താ നല്ല കുട്ടിയായി ഇരിക്കണം. note എല്ലാം എഴുതണം. എന്നും note നോക്കും. അത് പോലെ തന്നെ നല്ല കുട്ടിയായി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വലിയ വലിയ എന്താ building ൽ ഒക്കെ നിൽക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. താഴത്തോട്ടു ചാടുമോ? അതുപോലെതന്നെ step ൽ നിന്ന് ഓടുമ്പോൾ വീഴുമോ ഒക്കെ. വളരെ danger ആയൊരു സ്ഥലമാണ്. എന്റെ class അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി science lab ആയിരുന്നു ഞങ്ങൾടെ class. അതിനു മുന്നെ വേറൊരു class ആയിരുന്നു. അതിലേക്കു വേറെ class ലെ കുട്ടികൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ class ആക്കി. അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് വളരെയേറെ danger ഉള്ള സ്‌ഥലമായിരുന്നു. വെറും ഒരു class മാത്രമേ ഉണ്ടായിരുന്നുളളൂ ആ ഒരു building ൽ.

ഞാൻ English medium ത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ class ൽ English മാത്രമെ സംസാരിക്കാൻ പാടുള്ളതുള്ളു. അത് കുറച്ചു ബുദ്ധിമുട്ടാണ്. ഞാൻ Malayalam medium ലാണ്. എനിക്ക് ഒരു കുഴപ്പവുമില്ല. മലയാളം സംസാരിക്കാം. പിന്നെ English അധികം പ്രശ്നമുണ്ടോ? അതോ മലയാളം അധികം പറയാൻ പറ്റുമോ? ഞങ്ങൾക്കൊക്കെ മലയാളവും പറയാം. പിന്നെ എനിക്ക് English ഒക്കെ അറിയാം. നിനക്കെങ്ങനെ English ~ Malayalam ഒക്കെ അറിയുവോ?

English. English English ൽ തന്നെയായിരിക്കും. അതുപോലെതന്നെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് English അക്ഷരങ്ങളിലായിരിക്കും. അതുകൊണ്ടുതന്നെ teacher മാർ പോയ സമയം interval സമയം, അതുപോലെതന്നെ PT സമയം അല്ലെങ്കിൽ lunch break സമയം. അത് ~ ആ സമയത്തു മാത്രമേ ഞങ്ങൾക്ക് മിണ്ടാൻ പാടില്ലാത്തതുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് punishment കാര്യങ്ങൾ തരും. note എഴുതിക്കും. മിണ്ടാതിരിക്കണം. മിണ്ടാതെ കളിയ്ക്കാൻ പറ്റുക~പറ്റുകയാണെങ്കിൽ മാത്രം കളിക്കുക. അല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങുക എന്നാണ് ഞങ്ങളുടെ teacher എല്ലാം പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് English Medium ത്തിൽ നിങ്ങൾക്ക്

നിങ്ങൾക്ക് ഒഴിവൊന്നും period ഇല്ലാന്ന് അല്ലെ നിങ്ങൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് period ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാവുന്നതാണ്. teacher വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ കളിക്കാനൊക്കെ അയക്കും. പിന്നെ അപ്പുറത്തെ teacher ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് work experience art, PT ഇതിനൊക്കെ ഞങ്ങളെ വിടും. ഇതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് free period ആണ്. നിങ്ങൾക്ക് ഇതൊന്നും free period അല്ലെ ഞങ്ങൾക്കും നിങ്ങളുടെപോലെ നാലെണ്ണമൊന്നും ഇല്ലെങ്കിലും രണ്ടെണ്ണം ഉണ്ട്. IT യും PT യും. പിന്നെ WE എന്ന് പറയുന്ന വിഷയമുണ്ട്. ഞങ്ങളുടെ Sir ഞങ്ങളുടെ main sirmaths teacher ആയതുകൊണ്ട് maths sir ആയതുകൊണ്ട് ഞങ്ങളുടെ WE സമയത്തടക്കം maths എടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയേറെ ദേഷ്യം ഉണ്ടാവാറുണ്ട്. maths നെ കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു വിഷയം maths തന്നെയായിരിക്കും അല്ലെ. ങ്ഹാ. അത് ശരിയാണ് നീ പറഞ്ഞത്. എനിക്കും maths തീരെ ഇഷ്ടമില്ല. ഒരു ശ്രദ്ധിക്കാൻ അറിയാത്ത ഒരു വിഷയമാണ് ഈ maths. എന്തൊക്കെയോ പറഞ്ഞുതരും പക്ഷെ teacher ഒക്കെ ശരിക്കാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നമുക്ക് ഒന്നും അറിയില്ല. എനിക്ക് maths തീരെ പോവില്ല. ഈ maths എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു subject ആണ് maths. നിനക്ക് ഏത് subject ആണ് ഇഷ്ടമില്ലാത്തത്?

maths ഒമ്പതാം class ൽ എത്തിയാൽ നമ്മൾ സ്വയം എഴുതണം. കാരണം copy അടിക്കാനൊന്നും പറ്റില്ല. എട്ടാം class വരെ നമ്മൾ എല്ലാവരും ജയിപ്പിച്ചുവിടുന്നതാണ്. അതുകൊണ്ടുതന്നെ നമുക്ക് പ്രശ്‌നവും കാര്യങ്ങളൊന്നും ഇല്ല. ഒമ്പത്, പത്ത്, plus one, plus two കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ വളരെ

അത് നീ പറഞ്ഞത് ശരിയാണ്. ഈ എട്ടു വരെ അവർ ജയിപ്പിച്ചുവിടും. പിന്നെ നമ്മൾ നമ്മളുടെ തലയിൽ നിന്ന്നല്ലോണം പഠിച്ചു വളരണം. എന്നാലേ നമ്മുക്കൊക്കെ mark ഉണ്ടാവുകയുള്ളു. അത് നീ പറഞ്ഞത് ശരിയാണ്. പിന്നെ നീ പറഞ്ഞപോലെ hindi, hindi. ഞാൻ അഞ്ചാം class ൽ പഠിച്ചപ്പോളാണ് നമ്മുടെ hindi തുടങ്ങുന്നത്. അപ്പോള് hindi എനിക്ക്, corona ആയിരുന്നു അപ്പോൾ. corona ആയതുകൊണ്ട് എനിക്ക് phone നോക്കി പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമേയല്ല. അതുകൊണ്ടു തന്നെ book നിവർത്തിനോക്കി തന്നെ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഇടക്കൊക്കെ homework ചെയ്യും. എനിക്ക് hindi ഒരു ~ വായിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴൊക്കെ കുറച്ചു വായിച്ചു വരുന്നുണ്ട്. നിനക്ക്

എനിക്ക് വായിക്കാനൊക്കെ അറിയും. Homework കാര്യങ്ങളൊക്കെ തന്നാൽ എനിക്ക് വളരെ ദേഷ്യമാണ്. അതുപോലെതന്നെ സ്വയം എഴുതാൻ തന്നാൽ വലിയ വലിയ അക്ഷരങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. കൂട്ടിയോജിപ്പിക്കാൻ ഒന്നും അറിയില്ല. അക്ഷരങ്ങൾ വായിക്കാനും കാര്യങ്ങളും ഒക്കെ അറിയും. സാർ വായിച്ചുതരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ simple ആയിരിക്കും. പിന്നെ maths നെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ

അതെ ശരിയാണ്. അതുപോലെതന്നെ ഞങ്ങൾക്കും. ഞങ്ങൾക്ക് ഒരു teacher ഉണ്ട്. എപ്പോഴാണെങ്കിലും class എടുക്കില്ല. എന്നെങ്കിലും വരും എന്നിട്ട് കുറച്ചു class എടുത്തു ഒരു period കഴിഞ്ഞാൽ പോകും. ഇടയ്ക്കിടെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കും. എന്നിട്ട് പരീക്ഷയാവാൻ തൊട്ടുമുൻപ് തന്നെ അവർ ~ ആ teacher ക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും. കാരണം ഞങ്ങൾക്ക്

പറഞ്ഞുതരും. അപ്പോൾ ആ പരീക്ഷയുടെ തൊട്ടുമുൻപ് പറയുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയാണ് എനിക്ക് maths വെറുത്തത്. ങ്ഹാ. അത് വളരെ ശരിയാണ്. കാരണം first ത്തെ ഒരു മാസം നമുക്ക് വളരെയേറെ പ്രശ്‌നമായിരിക്കും. കാരണം class ലെ Sir ഉം കുട്ടികളുമെല്ലാം പരിചയമായതുകൊണ്ടുതന്നെ

അപ്പൊ ഇനിയും കളിച്ചാൽ കുഴപ്പമില്ലായെന്ന് കരുതി നമ്മൾ പിന്നെയും കളിക്കും. അപ്പോൾ. Sir നു നല്ലവണ്ണം ദേഷ്യം വരുമ്പോൾ നല്ലവണ്ണം ചൂടാവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടുതന്നെ നമുക്ക് വളരെയേറെ പേടിയാവും. Sir ഇപ്പോൾ വടിയും കാര്യങ്ങളുമൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചൊക്കെ പഠിയുന്നുണ്ട്. ഒമ്പതാം class ലേക്ക് എത്തിയല്ലോ. LKG മുതൽ പഠിക്കാൻ തുടങ്ങിയതാണല്ലോ ഈ maths ഉം english ഉം എല്ലാ വിഷയങ്ങളും അല്ലെ ങ്ഹാ അത് ശരിയാണ്. maths അറിയൊക്കെ ചെയ്യും. എന്നാലും ഈ വേഗം പറയുന്നത് കൊണ്ട് teacher നമ്മളോടാണ് ദേഷ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. teacher ക്കാണ് അതിന്റെ തെറ്റ്. teacher ഒരുപാട് leave എടുത്ത് ചില period ഒന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് maths വേഗം എടുക്കുമ്പോൾ പെട്ടന്ന് അങ്ങട്ട് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത് ങ്ഹാ അത് വളരെ ശരിയാണ്. അതുപോലെതന്നെ hindi ഉം english ഉം എല്ലാ വിഷയവും അതുപോലെതന്നെയാണ്. ചിലെ വിഷയങ്ങൾക്കൊക്കെ teacher മാർക്ക് പാഠമായത് കൊണ്ടുതന്നെ പെട്ടന്ന് പെട്ടന്നൊക്കെ എടുത്തുപോകുന്നുണ്ട്.

വളരെ പരിചയമാവാൻ വേണ്ടി നമ്മൾ ഒരു രണ്ടു മാസം നമ്മൾ പഠിക്കുകയൊന്നും ചെയ്യില്ല. എല്ലാവർക്കും അതുപോലെതന്നെയായിരിക്കും. ആരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.

ങ്ഹാ അത് നീ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് എനിക്ക് maths അധികം ഇഷ്ടമില്ലാത്തത്. പിന്നെ നമ്മുടെ പരീക്ഷ. പരീക്ഷ വെപ്രാളം നമുക്കുണ്ടാവില്ല. നമ്മുടെ പരീക്ഷയുടെ കുറച്ചു ദിവസങ്ങൾക്കായിട്ടും നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ പരീക്ഷ hall ൽ പോയാൽ അധികം പേരും അധികമൊന്നും എഴുതില്ല. ചിലരൊക്കെ copy അടിക്കും. ചിലരൊക്കെ എന്തൊക്കെയോ ചോദ്യം എഴുതിവെക്കും. അതൊക്കെയാണ് പരീക്ഷ. പരീക്ഷയെ കുറിച്ച് നിനക്ക് എന്തൊക്കെയുണ്ട് പറയാൻ?

ങ്ഹാ അത് ശരിയാണ്. ഞാൻ പിന്നെ ചിലരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്തെങ്കിലും അവർക്ക് അറിയുമെങ്കിൽ അവരൊക്കെ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞപോലെ

എന്നിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് pass ചെയ്തത് ഞങ്ങൾ എഴുതും. നീ എങ്ങനെയാണ് . നിങ്ങൾ നിങ്ങളുടെ friends ന്റെ ഒപ്പമാണ് ഇരിക്കല്? അല്ലല്ല. ഒരിക്കലുമല്ല. ഞങ്ങളുടെ English medium ആയതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് roll number പ്രകാരമായിരിക്കും. എൻ്റെ number പതിനേഴാണെങ്കിൽ എൻ്റെ best friend സൗദിന്റെ numbe പത്തൊൻപതാണ്. ഞാനും സൗദും ഒപ്പം തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും സെയ്തലവി എന്ന് പറയുന്ന അവൻ നല്ല പഠിപ്പിസ്റ് ആണ്. അതുപോലെതന്നെ കളിക്കാനുമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടുതന്നെ നമുക്ക് എന്താ അവൻ അവന് ചോദിക്കാൻ പറ്റില്ല. എൻ്റെ പിന്നിത്തെ bench ലായിരിക്കും. പിന്നെ നമ്മൾ ഒമ്പതാം class ൽ എത്തിയല്ലോ. നല്ല tough ആയിരിക്കും. അതുകൊണ്ടുതന്നെ നമ്മൾ teacher മാർ copy അടിക്കാനും കാര്യങ്ങൾക്കൊന്നും അയക്കില്ല. നമ്മൾ ജയിക്കാനുള്ള mark അത് ഞാനും എനിക്കും വല്ലാതൊന്നും അറിയില്ല. എന്നാലും ഞാൻ പരമാവധി പഠിച്ചിട്ടായിരിക്കും ഞാൻ അത് അതടക്കം എഴുതിയെടുക്കും. ങ്ഹാ അത് ശരിയാണ്. ഞങ്ങൾക്ക് roll number അനുസരിച്ച് ഇരിക്കാനൊന്നും അയക്കില്ല. ഒന്നു മുതൽ അഞ്ചുവരെ ഒരു class ലായിരിക്കും. ബാക്കിയൊക്കെ ഒരു class ഞങ്ങൾ ഒരു class ലായിരിക്കും ഉള്ളത്

നിങ്ങൾക്ക് ഇപ്പോഴേ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ പത്താം class ൽ എത്തിയാൽ നിങ്ങൾക്ക് ഇതിനൊന്നും പറ്റില്ല എന്ന് പറച്ചിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് english medium ആയതുകൊണ്ട് നല്ല ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് പത്തിൽ എത്തുമ്പോൾ

ആ അത് വളരെ ശരിയാണ്. പത്താം class ൽ english medium ആണ് ഏറ്റവും better. malayalam medium തിലാണെങ്കിൽ കുറെ കുറെ എഴുതാനുണ്ടാവും. പക്ഷെ english ലാണെങ്കിൽ

ങ്ഹാ അത് ശരിയാണ്. എന്നാൽ നമുക്ക് വേറൊരു class ൽ പറഞ്ഞാലോ ങ്ഹാ എന്നാൽ ശരി.

മലയാള ചലച്ചിത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സാഹിത്യ കൃതികളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെയും ശ്രദ്ധേയ ചിത്രങ്ങൾ. മൂലകൃതിയുടെ രചയിതാക്കൾ തന്നെ പലതിനും തിരക്കഥ ഒരുക്കിയതും ചിത്രങ്ങളുടെ നിലവാരത്തെ കാര്യമായി വർധിപ്പിച്ചു. അധികമൊന്നും ഭേദിക്ക മികവൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മലയാളത്തിലെ ആദ്യ colour ചിത്രമായ കണ്ടം വെച്ച കോട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പുറത്തിറങ്ങി. ബാലന്റെ നിർമാതാവായ

വികസിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തിഎഴുപത്താറോട് കൂടിയാണ് black and white ചിത്രങ്ങൾ അപ്രത്യക്ഷമായത്. അതുവരെ ഏകദേശം തുല്യമായി colour black and white ചിത്രങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നു. മലയാള cinema ചരിത്രത്തിൽ നാഴികക്കല്ലുമായ കല്ലുകളായ നിരവധി ചിത്രങ്ങൾ അറുവതുകളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഭാർഗ്ഗവീനിലയം ആയിരത്തി തൊള്ളായിരത്തി അറുവത്തിനാലിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓടയിൽ നിന്ന്, ചെമ്മീൻ, മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ് എന്നീ ചിത്രങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ടവയാണ്. ആയിരത്തി തൊള്ളായിരത്തി അറുവത്തി അഞ്ചിലെ ഏറ്റവും നല്ല cinema ക്കുള്ള indian president ന്റെ സുവർണ്ണ ചക്രം ചെമ്മീൻ നേടി. ഒരു ദക്ഷിണേന്ത്യൻ cinema ക്ക് ആദ്യമായി ഈ അംഗീകാരം ലഭിക്കുന്നതും ഇതിലൂടെയാണ്. ഈ ചലച്ചിത്രം international തലത്തിൽ പ്രദർഷിപ്പിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രവുമാണ്. കാൻ ചലച്ചിത്ര മേളയിൽ മികച്ച ഛായാഗ്രഹം ഉം മുള്ള പുരസ്കാരം can ചലച്ചിത്ര മേളയിൽ മികച്ച ഛായാഗ്രഹം മുള്ള പുരസ്കാരം ചിക്കാഗോ ചലച്ചിത്ര മേളയിൽ merit certificate ഉം ചിത്രം നേടി.

KS സേതുമാധവൻ രാമു കാര്യാട്ടർ കുഞ്ചാക്കോ P സുബ്രമണ്യം എന്നിവരായിരുന്നു ഇക്കാലത്തെ ചില പ്രധാന സംവിധായകർ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പ്രധാന കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. മലയാള cinema ഇന്ത്യയിലെ മികച്ച industry ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപതുകളോടെയാണ് എന്ന് നമ്മുക്ക് പറയാം നിരവധി കഴിവുറ്റ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ഈ കാലയളവിൽ രംഗത്ത് വന്നു. film institute film finance corperation എന്നീ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ചലച്ചിത്ര പഠനത്തിനും നിർമാണത്തിനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരംഭിച്ചതും ഈ നവോഥാനത്തിനു സഹായകമായി മലയാള cinema യുടെ ഈ പുത്തൻ ഉണർവിനു

സമാന്തര cinema എന്നൊരു സ്രേണിയുടെ തുടക്കത്തിനും ഈ cinema കാരണമായി. ലോകത്തിലെ തന്നെ മികച്ച സംവിധായകരുടെ പട്ടിക പട്ടികയിൽ പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ്. സ്വയംവരം എന്ന ചിത്രത്തിലൂടെയാണ് സംസ്ഥാനത്തെ ദേശിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സ്വയംവരം അന്തർദേശീയ തലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട indian ചലച്ചിത്രത്തിൽ ഒന്നായിരുന്നു. studio കളിൽ മാത്രം cinema ചിത്രീകരിക്കുന്ന പതിവിന് അപ്പോഴേക്കും മാറ്റം വന്നിരുന്നു. സാങ്കേതികമായി ഉന്നത നിലവാരം പുലർത്തിയ സ്വയംവരത്തിലൂടെയാണ് യഥാർത്ഥ പശ്ചാത്തലത്തിന്റെ ശബ്ദം നേരിട്ടു cinema യിലേക്ക് പകർത്തുന്ന സംവിധാനം വികസിച്ചത്. വിശ്വപ്രശസ്ഥ സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ സംവിധാന നിർവഹണത്തിൽ നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങി. മികച്ച ചിത്രത്തിനും അഭിനേതാവിനും ഉള്ള ദേശിയ പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടി. ആയിരത്തി തൊള്ളായിരത്തി ഏഴുപത്തി നാലില് എഴുപത്തി നാലിലാണ് G അരവിന്ദൻ രംഗപ്രവേശനം നടത്തിയത്. ഉത്തരാഹനം എന്ന വിഖ്യാത ചിത്രത്തിലൂടെ indian സമാന്തര ചലച്ചിത്ര രംഗത്തെ ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ സംവിധായകരായിരുന്നു അരവിന്ദനും അടൂരും. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ KG ജോർജിന്റെ സ്വപ്നാടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പുതിയൊരു ആദ്യാന ശൈലി അദ്ദേഹം ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചു. മലയാള മദ്യവർത്ത വർത്തി cinema യുടെ നടുന്തൂണുകളായി ഭരണതയും പത്മരാജനും രംഗത്തെത്തിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ്. പ്രയാണം എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തന്നെ പുറത്തിറങ്ങിയ പുനർജന്മം indian cinema ലെ ആദ്യത്തെ errotic psychic thriller ആയിരുന്നു KP കുമാരന്റെ അഥിതിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പുറത്തുവന്ന പുറത്തുവന്നു. തുടർന്ന് വ്യത്യസ്‌തമായ ചിത്രങ്ങളുമായി കടന്നുവന്നവരാണ് PM ബക്കർ GS പണിക്കർ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അരവിന്ദന്റെ കാഞ്ചന സീത പുറത്തുവന്നു. പുരാണ കഥയുടെ അതിനൂതനമായ ഈ ആവിഷ്കാരം ദേശിയ തലത്തിൽ തന്നെ സംസാര വിഷയമായി. അടൂരിന്റെ

രതിനിർ നിർവേദം ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച ചിത്രമാണ്. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മലയാളത്തിലെ ആദ്യ cinema scope ചിത്രമായ തച്ചോളി അമ്പു പുറത്തിറങ്ങി. കേരളത്തിൽ പലയിടങ്ങളിലും film socie society കൾ ഈ കാലയളവിൽ സ്ഥാപിക്കപ്പെട്ടു. ലോക cinema യെ പറ്റി പ്രേക്ഷകർ കൂടുതൽ ബോധവാന്മാരാകുവാൻ ഇത്തരം പ്രസ്ഥാനങ്ങൾ സഹായകമായി. അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ചിത്രലേഖ film society യാണ് കേരളത്തിലെ ആദ്യ film society എഴുപതുകളുടെ അവസാനത്തോടു അവസാനത്തോടും എമ്പതുകളുടെ ആദ്യത്തോടും കൂടി അനവധി മുഖ്യ ധാര cinema cinema ക്കാർ രംഗത്ത് വന്നു. ജെസ്സി ഹരിഹരൻ IV ശശി മോഹൻ ജോഷി C രാധാകൃഷ്ണൻ KR മോഹനൻ ബാലചന്ദ്ര മേനോൻ രാധ എന്ന പെൺകുട്ടി പവിത്രൻ എന്നിവർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. പ്രേം നസീറിന്റെ താരാധിപത്യത്തോടൊപ്പം സഹതാരങ്ങളായി എത്തിയ സുകുമാരൻ ജയൻ സോമൻ എന്നിവർ നായക പദവിയിലേക്ക് ഉയർന്നു. ഷീല ശാരദ തുടങ്ങിയവർ പിന്തള്ളപ്പെടുകയും സീമ ശ്രീവിദ്യ അംബിക തുടങ്ങിയവർ രംഗത്തെത്തുകയും ചെയ്തു. ജയഭാരതി ഈ കാലയളവിനു സജീവമായി രംഗത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പതി എമ്പതുകളുടെ മലയാളം ചലച്ചിത്ര ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എഴുപതുകളുടെ അവസാനം മുതൽ എൺപതുകളുടെ അവസാനം വരെയുള്ള കാലഘട്ടത്തെ ആണ് പൊതുവെ മലയാള cinema യുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. കലാമേന്മയും ജനപ്രീതിയും ഒരുപോലെ സ്വന്തമാക്കിയ മദ്യവർത്തി cinema കളുടെ വരവ് എൺപതുകളുടെ തുടക്കത്തോട് കൂടിയാണ്. സമാന്തര cinema യുടെയും ജനപ്രിയ cinema യുടെയും ഇടയിൽ നില നിൽക്കുന്നത് എന്നാണ് മധ്യവർത്തി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അരവിന്ദർ അടൂർ ജന അടൂർ ജനപ്രിയ cinema യുടെയും ഇടയിൽ നിൽ നിൽക്കുന്നത് എന്നാണ് മധ്യവർത്തി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അരവിന്ദർ അടൂർ ജോൺ അബ്രഹാം എന്നിവർ സമാന്തര cinema യുടെയും ഭരതൻ പത്മരാജൻ KG ജോർജ് മോഹൻ എന്നിവർ മധ്യവർത്തി cinema കളുടെയും IV ശശി സത്യനന്ദിക്കാട് സിബി മലയിൽ പ്രിയദർശൻ തുടങ്ങിയവർ ജനപ്രിയ cinema യുടെയും വക്താക്കളായിരുന്നു melodrama കളിലൂടെ ശ്രദ്ധേയമായ ഫാസിൽ രംഗത്തെത്തിയതും ഈ സമയത്താണ്. നസീറിന് ശേഷം മലയാള cinema യെ ദീർഘകാലമാണ് മമ്മൂട്ടി മോഹൻലാൻ എന്നിവരുടെ രംഗപ്രവേശനവും എമ്പതുകളുടെ ആദ്യ തന്നെ നടന്നു. മേളയിലൂടെ മമ്മൂട്ടിയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാലും ചലച്ചിത്ര രംഗത്തെത്തി. അടൂരിന്റെ എലിപ്പത്തായം മുഖാമുഖം അനന്തരം അരവിന്ദന്റെ എസ്തപ്പാൻ പോക്കുവെയിൽ ചിദംബരം ഒരിടത്ത് ഭാര്തനന്റെ താമരം കാറ്റത്തെ കിളിക്കൂട് ഒരു മിഞ്ഞാമിനുങ്ങിന്റെ നിർമുഴക്കം വൈശാലി പത്മരാജ് പത്മരാജ് ഒരിടത്തൊരു പയ ഒരിടത്തൊരു

ഈനാട് അടിമകൾ ഉടമകൾ എന്നീ ജനപ്രിയ രാഷ്ട്രീയ cinema കളിലൂടെ IV ശശി T ദാമോദരൻ T എൺപതുകളിൽ എൺപതുകളിൽ പുതിയ ഒരു ചരിത്രമെഴുതി പുതിയ ചരിത്രമെഴുതി വേണു S നിവാസ് മധു അം അമ്പാട്ട് വിബിന്ദർ തുടങ്ങിയ ചായ ഗ്രാഹകരും ജോൺസൻ ശ്യാം ഗുണ സിംഗ് തുടങ്ങിയ പാശ്ചാത്ത സംഗീത വിധക്തരും ഈ കാലയളവിൽ ശ്രദ്ദേയമായ ചിത്രങ്ങൾ ചെയ്തു ശ്രീനിവാസൻ സാത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിന്റെ ജീവിതഗന്ധിയായ മികച്ച പല ചിത്രങ്ങളും എമ്പതുകളിൽ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഷാജി N കരുണിന്റെ പിറവി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും അധികം ബഹുമതികൾ വാരിക്കൂട്ടിയ indian ചലച്ചിത്രമാണ്.

അഭിനയിച്ചിട്ടില്ലാത്ത ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇതേവർഷം തന്നെ പുറത്തിറങ്ങിയ സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിന്റെ റാംജിറാവു speaking മലയാളിക്ക് മറ്റൊരു പ്രമേയ ശൈലി കാഴ്ച വച്ചു നടൻ ജയന്റെ ചിത് ചിത്രീകരണത്തിനോടുള്ള അപകട മരണവും സംവിധായകൻ ജോൺ അബ്രഹാമിന്റെ ദുരൂഹ മരണവും ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിലെ കറുത്ത സംഭവങ്ങളിൽ ഒന്നാണ്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ പ്രധാനപ്പെട്ട മലയാള ചിത്രത്തിലെ കാര്യങ്ങളാണ് ഇനി നമ്മള് സംസാരിക്കാൻ പോകുന്നത്. പതിറ്റാണ്ടുകൾ മലയാള cinema യിലെ ഒന്നാം നിരക്കാരനായിരുന്ന പ്രേം നസീറിന്റെ മരണത്തിനു ശേഷമാണ് തൊണ്ണൂറുകൾ കടന്നു വന്നത്. പത്മരാജൻ അരവിന്ദൻ PA ബക്കർ അടൂർ ബാസി എന്നിവരെയും തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മലയാള cinema ക്ക് നഷ്ടമായി. ആയിരത്തി തൊള്ളായിരത്തിതൊണ്ണൂറിൽ ഇറങ്ങിയ പെരുന്തച്ചൻ ഛായാഗ്രഹണത്തിൽ വളരെ മികച്ച നിലവാരം പുലർത്തി cinema യായിരുന്നു സന്തുഷ്രിവൻ എന്ന ലോകപ്രശസ്ത ഛായാഗ്രാഹന്റെ കഴിവുകൾ മലയാളിക്ക് മനസ്സിലാക്കിക്കൊടുക്കുവാൻ ആ ഒറ്റ cinema ക്ക് കഴിഞ്ഞു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഫാസിലിന്റെ മലയാളത്തിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ഏറ്റവും ഭാഷകളിൽ remake ചെയ്ത മലയാള ചിത്രം മണിച്ചിത്രത്താഴാണ്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ്‌ മലയാളത്തിലെ ആദ്യ dolby stereo

മത്സരിക്കാനായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്ത ചിത്രമായിരുന്നു. ജനപ്രിയ cinema കൾ ധാരാളമായി ഇറങ്ങിയ കാലഘട്ടമാണ് തൊണ്ണൂറുകൾ. ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പതിലെ P ചന്ദ്രകുമാറിന്റെ ആദ്യ ഭാഗത്തിന്റെ ഗംഭീര വിജയം ഒട്ടനവധി adult ചിത്രങ്ങൾക്ക് വഴിയൊരുക്കി. രണ്ടായിരം ആദ്യ ആദ്യം വരെ ഇത്തരം ചിത്രങ്ങൾ അരങ്ങുവാഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് Comedy action ചിത്രങ്ങൾ കൂടുതലായി ഇറങ്ങിയത് മലയാളം ചിത്രങ്ങളുടെ കലാമേന്മയെ കാര്യമായി ബാധിച്ചു എന്ന വിലയിരുത്തപ്പെടുന്നു. ഈ അപജയത്തിൽ നിന്നും മലയാള cinema ക്ക് കരകേറാൻ ഉള്ള വർഷങ്ങൾക്കു ശേഷം മാത്രമായാണ് പ്രിയദർശൻ സത്യനന്ദിക്കാട് CB മലയിൽ ഷാജി കൈലാസ് ഫാസിൽ ഷാജി N കാരൂർ ജോഷി എന്നിവരായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രമുഖ സംവിധായകർ.

action masala ശ്രേണിയിൽ വരുന്ന ചിത്രങ്ങവളാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലത്തിലും കൂടുതലായും പുറത്തു വന്നത്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ദേവാസുരത്തിന്റെ ചുവടുപറ്റി വന്ന തമ്പുരാൻ ചിത്രങ്ങളും slapstick comedy ക്ക് ഏറെ പ്രധാനം കൊടുത്ത മസാല ചിത്രങ്ങളും നിരവധിയാണ്. ജോണിയുടെ DD CID moosa ആന്റണി ലാൽ ജോസിന്റെ മീശ മാധവൻ ശശി ശങ്കർ സംവിധാനം ചെയ്ത കുഞ്ഞിക്കൂഞ്ഞൻ എന്നിവ ഉദാഹരണങ്ങൾ ആണ്. മോഹൻലാൽ നായകനായ നരസിംഹം എന്ന block buster hit ഓടെയാണ് രണ്ടായിരത്തിൽ ആരംഭിച്ചത്.

മഥുര നൊമ്പരക്കാറ്റ് നന്ദനം എന്നിവ ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്നവയാണ്. ഇതെല്ലാമാണ് മലയാള cinema യിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ sessions എടുക്കാതെ online sessions എടുക്കുന്നു. അതിനു മുമ്പ് ഞാൻ offline sessions എടുത്തുകൊണ്ടിരുന്നതാണ് and നിങ്ങൾക്കു എന്നെ പറ്റി ഇപ്പോ കുറച്ചൊക്കെ അറിയാമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോ നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന concept spermatogenesis spermatogenesis എന്ന് പറഞ്ഞ topic ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അതായത് അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇന്ന് അഹ് ഇതിനു മുമ്പത്തെ sessions നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ session ൽ നമ്മൾ male reproductive system പഠിച്ചു. അത് കഴിഞ്ഞു female reproductive system പഠിച്ചു. അതിനെ break ചെയ്താ പഠിച്ചേ എളുപ്പത്തിന്. ഇന്ന് എളുപ്പത്തിന് നമ്മൾ spermatogenesis എടുത്തു പഠിക്കും. ഈ cocept അങ്ങൊട് തീർക്കും. നല്ല beatiful ആയിട്ടുള്ള concept ആണിത്. പിന്നെ ഈ concept പഠിച്ചിരിക്കുന്നത് ഒത്തിരി important ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ reason എന്താന്ന് അറിയുവോ? spermatogenesis പഠിച്ച്, അതിന്റെ ഒരു basics അതിന്റെ ഒരു intro നിങ്ങൾക്ക് thorough ആയാൽ oogenesis automatically നിങ്ങൾക്കു മനസിലാകും. മനസിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോ നമുക്ക് ഒന്ന് നോക്കാം spermatogenesis എന്താണ് gametogenesis എന്താണ്? അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് spermatogenesis ഉം sperm ന്റെ structure ഉം ആണ്. I hope everybody is ready. Let's get started എന്താണ് ഈ gametogenesis? ഇതിനു മുമ്പ് തന്നെ ഈ വാക്കിന്റെ അർഥം ഞാൻ നിങ്ങൾക്കു പറഞ്ഞു തന്നിട്ടുണ്ട് genesis എന്ന വാക്കിന്റെ അർഥം എന്തു സാധനത്തിന്റെയും തുടക്കം, നമ്മൾ ബൈബിൾ അഹ് വായിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ബൈബിൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം genesis എന്നു പറയുന്ന വാക്കിന്റെ അർഥം തുടക്കം എന്നാണ്. its an introduction to something new എന്തേലും പുതുതായിട്ട് തുടങ്ങുന്നതിനെ genesis എന്ന് പറയും. science ൽ നമ്മൾ genesis എന്ന വാക്കു ഉപയോഗിക്കുമ്പോൾ synthesis എന്ന ഒരു അർത്ഥവുമുണ്ട് formation എന്നൊരു അർത്ഥവുമുണ്ട്. ഇവിടെ formation എന്നാണ് ഇതിന്റെ അർഥം. genesis എന്നു പറഞ്ഞ വാക്കിന് formation എന്ന അർഥം നമ്മൾ biology ഇലും അല്ലെങ്കിൽ science ൽ പൊതുവെ നമ്മൾ പറയും. അപ്പോ gametogenesis എന്ന് പറഞ്ഞാൽ എന്തുവാ? gametes ന്റെ synthesis ആണ് gametogenesis. I hope, that is clear everybody, gametogenesis. രണ്ടു type gametogenesis ഉണ്ട്. ഒന്ന് males ൽ നടക്കുന്ന gametogenesis ഒന്ന് females ൽ നടക്കുന്ന gametogenesis. Males ൽ നടക്കുന്ന gametogenesis നെ പറയും spermatogenesis. Females ഇൽ നടക്കുന്ന ovum synthesis നെ അല്ലെങ്കിൽ egg synthesis നെ നമ്മൾ പറയും. oogenesis. Okay? അപ്പോൾ definition പഠിക്കുവാണെങ്കിൽ the process of formation of haploid gametes വാക്കാണ് ആദ്യത്തെ വാക്ക് haploid. ഒമ്പതാം ക്ലാസ്സിൽ haploid എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലന്നുവരികിൽ ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാരും ഇങ്ങോട്ടൊന്ന്~ഒന്ന് ശ്രദ്ധിച്ചേ. ശ്രദ്ധിച്ചേ. Haploid എന്ന് പറഞ്ഞാൽ ഏത്~അർഥം എന്താണ്? നമ്മൾ ഒരു മനുഷ്യനെ എടുത്തു. നമ്മുടെ favourite മനുഷ്യൻ ആരാ? സുരേഷ്. സുരേഷിനെ എടുത്താലോ? സുരേഷിനെ തിരിച്ചുകൊണ്ടുവന്നാലോ? സുരേഷിനെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കഴിഞ്ഞു. പിന്നേം സുരേഷിനെ നമുക് തിരിച്ചു കൊണ്ടുവരാം. ഈ സുരേഷിന് വേറെ പണി ഒന്നുമില്ലേ? എപ്പോഴും maam ന്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കും. എന്തോ ചെയ്യാനാ മക്കളെ. വേണ്ടേ നമുക്ക്. നമുക്ക് സുരേഷ് ഇല്ലാതെ എങ്ങനാ നമുക്ക്? മക്കളെ ഇത് സുരേഷാണെ. അപ്പോ സുരേഷിനെപ്പോലെ ഇവൻ മാറിയിരിക്കുന്നു. ആ ഇത് സുരേഷാ. സുരേഷിന് മൂന്ന് മുടിയുണ്ട്, ഒരു കണ്ണുണ്ട്, ഒരു ചിരിയുണ്ട്. കണ്ടോ നല്ല cute ആണ് സുരേഷ്,